അതെ ഇപ്പം പലരും കാണുന്നതെന്ന് വെച്ചാ വീടുകളിൽ തന്നെ പലർക്കും അവരവരുടെ വാഹനത്തിൽ അതായത് ഒരു വീട്ടിൽ തന്നെ നമുക്ക് പൊതുഗതാഗതത്തെ പറ്റി സംസാരിക്കാം. പൊതുഗതാഗതംന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഇപ്പം ഏഹ് നാലും അഞ്ചും വാഹനങ്ങൾ കാണാം. ഒരു ബൈക്ക്, രണ്ടു കാറ്

ഇതിലായിരിക്കും പലരും പോകുന്നത്. പക്ഷേ ആഹ് പണ്ടത്തെ കാലം നോക്കിയാൽ

ഏഹ് കൂടുതലാളുകളും പൊതുഗതാഗതമായിരുന്നു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്.

ഇത് വാതകങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ച് നമ്മൾ പ്രകൃതിയിൽ അതായത് ഈ നമ്മക്ക് വണ്ടിയിൽ ഒക്കെ ഒഴിക്കേണ്ട

പൊതുഗതാഗതം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ വളരെ ഫലപ്രദമാണ്. ഇപ്പോൾ നമുക്ക് കാണാം പലസ്ഥലങ്ങളിലും പൊല പൊതു ഗതാഗതത്തിനെ നല്ല വൃത്തിയിലോ വെടിപ്പിലോ അല്ല ഉപയോഗിക്കുന്നത്. പലരും അതിൽ പോകാൻ തന്നെ മടിക്കുന്നത് അതുകാരണമാണ്. ആഹ് അവരവരുടെ വാഹനമാകുമ്പോൾ നല്ല വൃത്തിയിലും വെടിപ്പിലും കൊണ്ടുപോകാല്ലോ. നമുക്ക് പൊതുഗത സംവിധാനം ഇല്ലെങ്കിലും നമുക്ക് നമ്മടെ പോകാൻ ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഇപ്പോ നമുക്ക് തീവണ്ടി, വീമാനം, കപ്പല് പോലെ എല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലരാജ്യങ്ങളിലും പോയിട്ട് പണിയെടുക്കാനും പല പല സ്ഥലങ്ങള് കാണാനുമൊക്കെ പറ്റണത്. അതെ അതൊരു നല്ല കാര്യം തന്നെയാണ്. കുട്ടികൾക്ക് വളരെ ഫലപ്രദമാണ് ഈ പൊതുഗതാഗതം എന്ന് പറയുന്നത്. വലിയ ആൾക്കാരെക്കാട്ടിൽ ഇപ്പോൾ സ്‌കൂ ആഹ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്കും മറ്റുമാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. നമ്മടെ സർക്കാരാണെങ്കില് ശ്രദ്ധിച്ചാ മനസ്സിലാവും സ്കൂളില് പോണ കുട്ടികൾക്കൊക്കെ വിദ്യാലയങ്ങളിൽ പോണ സമയത്ത് അവർക്ക് അതിനുള്ള അവർക്ക് ആഹ് കയ്യിലൊതുങ്ങാവുന്ന ചില്ലറ പൈസയ്ക്ക് ആഹ് ദൂരസ്ഥലങ്ങളിൽ അതായത് വിദ്യാലയങ്ങളും മറ്റും ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ പോലും ആനുകൂല്യങ്ങള് കൊടുക്കണ്ട്. ഇപ്പോ ഒരു വിദ്യാർത്ഥിക്ക് വീട്ടീന്ന് സ്കൂളിലെത്താൻ വേണ്ടീട്ട് നമ്മടെ

ഹാ ഏഹ് എല്ലാ വിദ്യാർഥികൾക്കും കൃത്യസമയത്ത് എത്തിച്ചേരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആ രണ്ടുരൂപ മൂന്നു രൂപ ഒക്കെ കൊടുത്താൽ മതി അതുകൊണ്ടുതന്നെ അവർക്ക് വലിയ ചെലവില്ലാതെ ഇപ്പം ഒരു വി സർക്കാർ വിദ്യാലയത്തിൽ പഠിക്കണ ഒരു കുട്ടിക്കാണെങ്കിൽ ആ സെയിം ചെലവ് കുറയുവാണ്. അപ്പോൾ നോക്കിയാൽ ആഹ് വലിയ ആളുകളെ ഉദ്യോഗസ്ഥരെ ഏറ്റവും ഫലപ്രദം ഇന്ന് വിദ്യാലയങ്ങളിൽ പോകുന്ന വിദ്യാർഥികൾക്ക് തന്നെ. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മള് പ്രധാന നഗരങ്ങളിലെല്ലാം ഭയങ്കര ഗതാഗതതടസ്സം അനുഭവപ്പെടുന്നുണ്ട്. കൊച്ചി ആയിക്കോട്ടെ മുംബൈ ആയിക്കോട്ടെ മുംബൈയിലൊക്കെ ഞാൻ മുന്നേ പോയപ്പോ ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. മണിക്കൂറുകളാണ് എനിക്ക് നേരത്തെ അപ്പോ എന്താ സംഭവിക്കുകാന്ന് വെ സംഭവിക്കുകാന്ന് വെച്ചാല്

ഈ ആഹ് വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് പലരീതിയിലുള്ള മലിനീകരണം നമ്മളീ എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽഎറങ്ങുമ്പം ഒരാൾക്കും അവരുടെ സമയത്ത് അതായത് ഇപ്പം ശബ്ദമലിനീകരണമാവട്ടെ, വായു മലിനീകരണമാവട്ടെ അങ്ങനെ പല രീതിയിലുള്ള

ആശുപത്രിയിലേക്ക് ഒരത്യാവശ്യത്തിനു പോണൊരു വണ്ടി ആന്ന് വെച്ചോ

ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ ഗതാഗത തടസ്സത്തിൻറെ എടയില് പെട്ടിട്ട്

രീതിയിലേക്ക് വണ്ടികളുടെ എടയില് നിക്ക്യാണ്‌.അപ്പൊ പിന്നെ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നഗരങ്ങളിലൊക്കെ കുറേയും കൂടെ നന്നായിട്ട് സഞ്ചരിക്കാൻ കൂടുതല് ഏഹ് സുഖമായിട്ട് ഓടിച്ചു പോകാൻ വേണ്ടീട്ട് പറ്റുന്ന ഈ പൊതു സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികാണെങ്കിൽന്നുള്ള കാര്യം നമ്മളെപ്പഴും ഓർക്കണം. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ ഇപ്പം ആ രാജ്യങ്ങളിലൊക്കെ നമ്മള് നമ്മളെ കാണി ഉന്നതമാണെന്ന് വിചാരിച്ച രാജ്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ ആൾക്കാരുപയോഗിക്കണത് പൊതുഗതാഗതമാണ്. അവര് വളരെ അത്യാവശ്യ സന്ദർഭങ്ങളില് മാത്രമേ സ്വന്തം വാഹനം എടുത്ത് പുറത്തിറങ്ങുന്നതൊക്കെ കാണുന്നുള്ളൂ. അത്രയ്ക്ക് പിന്നെ ജപ്പാൻ പോലുള്ള രാജ്യങ്ങളില് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അവര് സ്ത്രീകളെന്താ ചെയ്യാന്ന് വെച്ചാ അതെ ആ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ്. അവര് ജോലിസ്ഥലത്തൂന്ന് വീട്ടിലെത്തണവരെ തീവണ്ടിയിലിരുന്നിട്ട് അവര് പച്ചക്കറികളൊക്കെ മുറിക്കും അങ്ങനെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറൊരു പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പുറം രാജ്യങ്ങളിലും മറ്റും ഏഹ് മിക്ക ആളുകളും ഉപയോഗിക്കുന്നത് പൊതുഗതാഗതം തന്നെയാണ്. നമ്മളുടെ രാജ്യത്ത് എങ്ങനെയാന്ന് വെച്ചാ ഒറങ്ങാനുള്ള നല്ല സൗകര്യം ഈ തീവണ്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൾക്കാർക്കീ രാജ്യത്തു നിന്നും തീർത്തും വ്യത്യസ്തമാണ്. ഇവിടെ പല ആഹ് മെമൂകളും മറ്റും നമ്മൾ കണ്ടിട്ടുണ്ട്. യാത്ര ചെയ്യണ സമയത്ത് ഒരു ഏഹ് വിശ്രമം എന്ന രീതിയാണ് ആ രാജ്യങ്ങളങ്ങനെ ആഹ് ഇപ്പോൾ നമ്മൾ ആഹ് എന്താ ആഹ് തീവണ്ടി ആഹ് തീവണ്ടി പിടിക്കാൻ ചെല്ലുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് മെമു ഒക്കെ വെറുതെ കിടക്കുന്നത്. ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണ്ട ജോലികളൊക്കെ ചെയ്യാം. ഒരു തീവണ്ടിയെടുക്കണൊരാളാണെങ്കില് നമുക്കീയൊരു സ്ഥലത്തൂന്ന് അടുത്ത സ്ഥലം വരെ എത്തുന്ന സമയത്ത് പക്ഷേ നമ്മൾ നോക്കിയാൽ മറ്റു പല രാജ്യങ്ങളിലും പലരും വായിക്കാം, കാര്യങ്ങള് ചെയ്യാം അങ്ങനത്തെ രീതിയിലാണ് ഈ വലിയ വലിയ തീവണ്ടികളൊക്കെ വന്നിട്ടുള്ളത്. ആഹ് ഹേ എന്താ ഉദ്യോഗസ്ഥര് പോകുന്നതും മറ്റും ഈ വ പൊതു ആഹ് പൊതുഗതാഗതത്തിൽ തന്നെയാണ്. അതൊക്കെ ഉപയോഗിക്കണകൊണ്ട് നമ്മളെ സമയത്ത് നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഈ നാട്ടിലാണ് അതിനൊരു കുറവ് വരുന്നത്. പലരും ആഹ് പിന്നീടാലോചിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുഗതാഗതം എത്രത്തോളം സുരക്ഷിതമാണ് എന്നുള്ളതാണ്. സ്ത്രീകൾക്കും മറ്റും സുരക്ഷിതമാണോ പൊതുഗതാഗതം? അതൊരു ഉയർന്നുവരുന്ന ചോദ്യമാണ്. രാത്രി കാലത്തും മറ്റും യാത്ര ചെയ്യണമെങ്കിൽ എത്ര സ്ത്രീകൾ ഇന്ന് പൊതുഗതാഗതം ഉപയോഗിക്കും? എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ ആഹ് വണ്ടികളിൽ തന്നെ പോകാനാണ്.

നാൽ ചക്രമാവട്ടെ അതിൽ തന്നെ പോവുക എന്നതാണ് പലരും സൗകര്യപ്രദവും സുരക്ഷിതവുമായിട്ട് തോന്നുന്നത്. അതും ഒരു പരിധിവരെ വളരെ ശരിയാണ് പലരും ഉപയോഗിക്കാറില്ല ഈയൊരു കാരണം കൊണ്ട് മാത്രം. ആഹ് അത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നോക്കിയാൽ തന്നെ ആഹ് എന്റമ്മയാവട്ടെ

ആഹ് ഒന്നെങ്കിൽ അവരവരുടെ വീട്ടിലെ ആരുടെയെങ്കിലും കൂടെ പോകുന്നു. അല്ലാതെ ആരുണ്ട് ധൈര്യത്തോടെ ആ ഞാൻ ഇന്ന് എന്താ പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്തോളാം എന്നു പറഞ്ഞു പോകുന്നത്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ ആ സ്ഥലത്ത് തന്നെ ഈ നമ്മുടെ മു അവിടുത്തെ മുഖ്യമന്ത്രി ഇങ്ങനെ ഇതിനുവേണ്ടിയിട്ടാണ് ആ ഒരു പദ്ധതി കൊണ്ടു വന്നിട്ടുള്ളത്. അവിടുത്തെ സ്ത്രീകൾക്ക് അവരുടെ പൊതു ഗതാഗതത്തില് അവരുടെ സർക്കാർ വണ്ടികളില് ഒരു രൂപ പോലും കൊടുക്കാതെ പോവാൻ പറ്റും. എൻറെ സുഹൃത്ത് ഇതിനിടയ്ക്ക് പോയി വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായി അവർക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ അതെന്തിനാച്ചാൽ സ്ത്രീ ഇത് ഏഹ് കാവ്യ പറഞ്ഞ അതേ വിഷയത്തില് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകള് കുറച്ചും കൂടെ

തുല്യരാണ്. അപ്പോ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ഈ പൊതുഗതാഗത സംവിധാനം

ഇതില് കാര്യമുള്ളൂ. ഇപ്പോ സർക്കാരിന് ഈ കാര്യങ്ങളില് കുറേ കാര്യം ചെയ്യാൻ പറ്റും. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തില് നമ്മുടെ ഇവിടെ തന്നെ ഒരു പദ്ധതിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്.

ഇത് കൊടുത്തിട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തന്നെ ഈ ഈ

ഇവിടുത്തെ ഏഹ് രക്ഷപാലകരൊക്കെ ആയാലും അവർക്ക് അങ്ങനൊരു പദ്ധതി തുടങ്ങിയിട്ട് അവര് രാത്രി എല്ലാം നമ്മുടെ നഗരങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കറങ്ങി നടക്കണത് സ്ത്രീകൾക്കും ഇതുപോലെയുള്ള

അതെ മാനവി പറഞ്ഞത് ശരിതന്നെയാണ് ചെലവുചുരുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു വഴി തന്നെയാണ് ഈ പൊതുഗതാഗതം ഉപയോഗിക്കുക എന്നുള്ളത്. കുറെ രീതിയില് ഏഹ് നമുക്ക് ചെലവ് ചുരുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും പൊതുഗതാഗതം ഒരു വീട്ടിലാണെങ്കില് ഏഹ് ചിലവ് മാത്രമല്ല ഞാൻ പറഞ്ഞായിരുന്നു പലരീതിയിലുള്ള മലിനീകരണം ത്തിന് ഒരു കുറവ് വരാനും ഇത് ഒരു പരിധി വരെ സാധിക്കും. ഓരോരാളും വാഹനത്തില് പോകുമ്പം ചെലവാകുന്നതും അവർക്കൊരു മാസത്തേക്ക് എല്ലാവരും ദിവസവും യാത്ര ചെയ്യണവരായിരിക്കും. ഇപ്പോ ജോലിസ്ഥലത്തേക്കാണെങ്കിലും

വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും ദിവസവും യാത്ര ചെയ്യണം.

വേറെ പല പൊലു പൊതുഗതാഗതങ്ങളുമുണ്ട് കപ്പൽ, തീവണ്ടി, വിമാനം

അതൊരു വലിയ കാര്യമാണ്. അതീ ഓരോ കുടുംബങ്ങളും ആലോചിച്ചാൽ മതി. ഇവയൊക്കെ ഇവയിലൊക്കെ സഞ്ചരിക്കുകാന്ന് പറയുന്നത് തന്നെ എന്ത് മനോഹരമായൊരു കാര്യമാണ്. ഇത്രയും നാലും അഞ്ചും ഒരുദിവസം പോണത് നാലാളും പലരും പലരുടേയും വല്യ വല്യ ആഗ്രഹങ്ങളാണ് ആ എനിക്ക് അതിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നുള്ളത്. ഒരു ഏഹ് പൊതുഗതാഗതം ഉപയോഗിക്കണതും തമ്മിൽ അവർക്കൊരു മാസം വരണ ഒരു വ്യത്യാസം നോക്കിയാൽ തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവർക്ക് അതെ വിമാനം, കപ്പല് ഒക്കെ എന്താച്ചാല് സാധാരണ ജനങ്ങൾക്ക് ഇപ്പോഴും താങ്ങാൻ പറ്റാത്ത വിലയില് നിക്കണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട്. ഇപ്പം എല്ലാവരും വിമാനം ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം എല്ലാവരുടെയും വിമാനം കൂടുന്നുണ്ട്. വിദേശത്ത് പോയിട്ട് ജോലി എടുക്കണ മക്കൾക്കൊക്കെ ആണെങ്കിലും ഇപ്പം അമ്മയ്ക്കും അച്ഛനും ഇപ്പം എന്തെങ്കിലും വയ്യാന്നുണ്ടെങ്കിലോ അമ്മേനേം അച്ഛനേം ഒന്ന് പെട്ടെന്ന് വന്ന് കണ്ടു പോവാൻ പറ്റും വിമാനം ഒക്കെ ഇള്ളതുകൊണ്ട് തന്നെ. അതും ഇപ്പോ വിമാനങ്ങളൊക്കെ ഇഷ്ടംപോലെയുണ്ട് മുന്നത്തെ പോലെ എപ്പോഴെങ്കിലും അല്ല നമുക്കിപ്പോ നമ്മടെ നഗരത്തിൽനിന്ന് തന്നെ നോക്കിയാല് ഫുൾ സിറ്റി എടുത്തു നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ വിമാനം ഉണ്ട്. നഗര നമ്മൾ തൊട്ടടുത്ത വേറൊരു നഗരത്തിലേക്ക് പോണെങ്കിൽ അതെ മാനവി പറഞ്ഞതുപോലെ ഇപ്പോ എന്താ ആഹ് ആളുകൾ ഇഷ്ടംപോലെ വിമാനങ്ങളുണ്ട്, കപ്പലുണ്ട്. പോകുന്നതിനും വരുന്നതിനും മാത്രമല്ല പല രീതിയിലുള്ള ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നതിനും നമുക്കിപ്പം ഈ കപ്പലെന്ന് പറഞ്ഞ പൊതുഗതാഗതം ഉള്ളതുകൊണ്ടാണ് വേറെ രാജ്യത്ത് നിർമ്മിക്കണ പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരീതിയിലുള്ള ആഹ് എന്താ ഉം ഇപ്പൊ പറയുക ഇപ്പം വണ്ടികളായാലും വേറെ രാജ്യങ്ങളിൽ നിർമിക്കണ പല പല സാധനങ്ങളും നമ്മുടെ സ്ഥലത്ത് എത്തണത്. പൊതുഗതാഗത സംവിധാനം

അല്ലെങ്കിൽ ആഹ് എന്താ പലചരക്കാവട്ടെ എല്ലാം കയറ്റുമതി ചെയ്യാനും ഇറക്കാനും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് കപ്പലിനെയും വിമാനമാർഗം ഒക്കെയാണ്. മനുഷ്യര് സഞ്ചരിക്കാൻ മാത്രമല്ല ഉപയോഗിക്കണെ. ഇങ്ങനത്തെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനുമൊക്കെ നമുക്ക് പൊതുഗതാഗത സംവിധാനം കൊണ്ട് മാത്രമാണ് പറ്റണത്. പിന്നെ ആഹ് പലസ്ഥലങ്ങളിലും നമുക്ക് വിനോദത്തിനുവേണ്ടി പോകണമെങ്കിലും ദൂരസ്ഥലങ്ങളില് ഇന്ന് ഉപയോഗിക്കുന്ന ഒന്ന് പൊതുഗതാഗതം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കിയ

വിമാനത്തിൽ ഒക്കെ ഇന്ന് ആഹ്‌ അവരും കയറിയിട്ടുണ്ടാകും. അതിന് ഒരു കുറവും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.

ഇന്ന് വളരെ കുറഞ്ഞ ആഹ് വിലയ്ക്ക് തന്നെ നമുക്ക് തന്നെ അറിയാം നമ്മളുടെ എന്താ നമ്മളുടെ ഈ കേരളത്തിൽ തന്നെ എത്രത്തോളം വിമാനത്താവളങ്ങൾ ഉണ്ടെന്നു തന്നെ. അപ്പൊ പലർക്കും വല്യ ആഹ് കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് ആഹ് ഇഷ്ടമുള്ള സ്ഥലങ്ങളില് പോകാനും അത് ആഹ് വിനോദങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ പലപല പെട്ടെന്നുള്ള തിരക്കുകൾക്കാവട്ടെ

പൊതുഗതാഗതത്തിൻറെ വളർച്ചയ്ക്ക് നമ്മളെല്ലാവരും തന്നെ ആഹ് ഒരു ഒരു പങ്കുവഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം അല്ലേ? അതെ അതെ നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടായാലും നമ്മുടെ വീട്ടിലാണേലും നമുക്ക് പറഞ്ഞു തുടങ്ങാം എന്തിനാണ് എല്ലാ ദിവസവും വണ്ടി എടുക്കണെ? ഇപ്പൊ കുടുംബപരമായി പോണുണ്ടെങ്കിൽ കുടുംബത്തോടെ പോണ സമയങ്ങളിൽ മാത്രം എടുക്കാനും സ്ഥിരം ജോലിക്കു പോകുന്നവര് പരമാവധി ഇല്ലെങ്കിൽ മലിനീകരണം ഒഴിവാക്കണ രീതിയിലുള്ള ഇരുചക്ര സൈക്കിളൊക്കെ ഉണ്ട് അതൊക്കെ ഉപയോഗിക്കാൻ സുഹൃത്തുക്കളോട് പറയണം. മലിനീകരണം ത്തിന് കാരണമാകുന്ന പിന്നെ വേറൊരു കാര്യം ഇപ്പം വൈദ്യുതിയുടെ സഹായത്തോടെയുള്ള വണ്ടികള് വരണുണ്ട്. വൈദ്യുതിയുടെ സഹായത്തോടെയുള്ള ബ ഈ സ്വകാര്യവാഹനങ്ങൾ മാത്രമല്ല പൊതു ഗതാഗതം പോലും അതെ അതെ പല സ്രോതസ്സുകളുമുണ്ട് നമുക്ക്.

ഇപ്പോൾ സൂര്യനിൽ നിന്നും തന്നെ നമുക്ക് ആഹ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലും തീവണ്ടികളെയൊക്കെ പ്രവർത്തിപ്പിക്കണത് വൈദ്യുതിയുടെ സഹായത്തോടെയാണ്. അപ്പൊ വൈദ്യുതിയുടെ ഇതും കൂടെ നമ്മുടെ കൂടുതൽ പേരും അത് ഉപയോഗിക്കുന്നുണ്ട് വീടുകളിലും മറ്റും. അതുമാത്രമല്ല നമുക്ക് ആഹ് എന്താ വണ്ടികൾക്കും പൊതു ഗതാഗതത്തിനും ഒക്കെ ഇനി വരുന്ന ഒരു ആഹ് ഒരു സമയത്ത് നമുക്ക് അതുതന്നെയാണ് നല്ലത് വളരെ നല്ലത്. ആഹ് സംസ്ഥാനങ്ങളിലൊക്കെ ഏർപ്പെടുത്തുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല മലിനീകരണം പോയി ആഹ് പൊതു ഗതാഗതത്തിനും മറ്റും ആഹ് ഇന്ധനങ്ങൾ ആഹ് ആയിട്ട് നമ്മടെ പ്രകൃതിയിലെ ഏഹ് സ്രോതസ്സുകള് നമ്മള് ആഹ് കാതെ അതായത് മണ്ണിന്റടിയിൽ കുഴിച്ചിട്ടിട്ടുള്ള അതാണ് ഏറ്റവും കുറഞ്ഞു കുറഞ്ഞു വരുന്നത്. ആഹ് നമ്മൾക്ക് സ്രോ നമ്മളുടെ തന്നെ സ്രോതസ്സുകളെ ഭൂമിയിലെ സ്രോതസ്സുകളിൽ നിന്ന് കിട്ടുന്ന

നമുക്ക് സൂര്യനിൽനിന്ന് എപ്പഴും ഉണ്ടാക്കേണ്ട കൊണ്ട്

അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എന്താന്നുവെച്ചാൽ അതൊക്കെ നമുക്ക് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പൊതുഗതാഗതം എത്രത്തോളം നമുക്ക് ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മള് അങ്ങനെ നോക്കുവാണെങ്കില് നമുക്ക് പറ്റും അല്ലേ? ആഹ് അതിൻറെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും ഉപയോഗിക്കുക. നമ്മൾക്കും നമ്മളുടെ രാജ്യത്തിനുമൊക്കെ ആഹ്‌ ഒരുപാട് വരുമാനം ഉയരുവാനും